അതുപോലെന്നെ Sugar പണ്ടൊക്കെ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമായിരുന്നു Sugar ഉണ്ടാക്കുന്നത് പക്ഷെ ഇപ്പോ ഒര് കാണാക്കടുത്ത് നോക്കിയാൽ ഒരു പകുതി മുപ്പ ശതമാനം ആൾക്കാർക്ക് Sugar ഇണ്ട് അത് കുട്ടികളെന്നോ മുതിർന്നവരെന്നോ ഇല്ല എല്ലാവർക്കും ഈ Sugar അതെ അഹ് Sugar pressure cholesterol ഇതോ പഞ്ചാര തിന്നാൻ പേടിയാണ് സത്യത്തിൽ പഞ്ചാര തിന്നാൻ തന്നെ പഞ്ചാര തിന്നിനി Sugar ആകുവോ ഒള്ള പേടി കൊണ്ട് നമുക്ക് പഞ്ചാര തിന്നാൻ പറ്റില്ല Pressure ആകുന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഉപ്പ് തിന്നാൻ പറ്റില്ല അങ്ങനെ ഇപ്പൊ ആഹാരം കഴിക്കണെങ്കി പോലും നമ്മള് പേടിച്ചാണ് ആഹാരം കഴിക്കുന്നേ

എ നമുക്കേതാണ് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നത് എന്ന് പോലും അറിയാത്തൊരു അവസ്ഥയാണ് അത് ഇപ്പത്തെ കുട്ടികൾക്ക് പണ്ടത്തെ അഹ് കപ്പ

അതെ അതെ അത് അവര്എപ്പഴും അതെ ആഗ്രഹിക്കു ഇനി വരുന്ന തലമുറ ആണെങ്കിലും അങ്ങനെ മാത്ര ആഗ്രഹിക്ക അവർക്ക് പെട്ടന്ന് കിട്ടുന്ന അല്ലെങ്കില് Tasty ആയിട്ട് കിട്ടുന്ന കാരണം പുതിയ തലമുറയുടെ ആ ഒരു രുചി തന്നെ മാറാണ് പണ്ടത്തെ കാലത്ത്ന്ന് നമ്മളൊരു വേറൊരു തലത്തിലേക്ക് പോവാണ് നമ്മുടെ ജീവിത ശൈലി അപ്പം ഇത്തരം രോഗങ്ങളും ഇത്തരം അഹ് ആരോഗ്യപരമായ പ്രശ്നങ്ങളു ഒക്കെ നമുക്ക് എ തീർച്ചയായിട്ടും ഇനി ഇനിത്തെ തലമുറ ആണെങ്കിപോലും നമുക്കത് കാണാൻ സാധിക്കും ഇത് ഒരിക്കലും കൊറയുവെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്തരം അസുഖങ്ങളൊക്കെ കൂടാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തില് ഇങ്ങനെ തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ അധിക നാളൊന്നും ആയുസ്സിന് ഒണ്ടാവൂല

ഇപ്പൊ ആശുത്രികളുടെക്കെ എണ്ണം കൂടിക്കൊണ്ടിരിക്കാണ് പല ആശുത്രികളിലും രോഗികൾക്ക് കെടക്കാൻ എടപോലുവില്ല അതെ അതെ അത് തന്നെ ഇപ്പൊ ആശുത്രി ഇപ്പൊ Private ആശുത്രികളാണെങ്കില് അവര് അഹ് ശെരിക്ക് പണം വാരിയെടുക്കും കാരണം നമ്മളെ ഈ രോഗികളുടെ ഇത് കൊണ്ട് ആശുത്രിക്കാർക്ക് എന്ത്കൊണ്ടും ലബവാണ് ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ആശുത്രി പരമായ എന്തേലും അഹ് പഠിച്ച് കഴിഞ്ഞ പോലും വളരെ നല്ലതാരിക്കും കാരണം ഒരിക്കലും ആ ഒരു ജോലിക്ക് ഒരിക്കലും കൊറവ് വര്ത്തില്ല കൂടത്തതെ ഉള്ളു അത് കൊണ്ട് തന്നെ

അത് തന്നെ ഇപ്പൊ രോഗികളെ വച്ച് Doctor മാരും ആശുത്രിക്കാരൊക്കെ ഒര് കച്ചവടം തന്നെ നടത്തുകയാണ് അതെ അതെ ശരി അങ്ങനെയാണ് നമ്മള് മുന്നോട്ട് പോകുന്നെങ്കി നമ്മുടെ ഏർ ഭാവി തന്നെ വലിയൊരു പ്രതിസന്ധിയില് എത്തിച്ചേരു അതെ അതെ തീർച്ചയായിട്ടും എനിക്ക് ഭാവിയെക്കുറിച്ച് നമ്മുടെ ഓർക്കുമ്പോ തന്നെ പേടിയാണ് കാരണം എനി നമ്മുടെ തലമുറ വരാനിരിക്കുന്നപ്പം അവര് എന്താകും നമ്മുടെ ആ അമ്മുമ്മ ഇനി അവര് ഏത് രീതിലാണ് അല്ലെങ്കിലവര് ഏത് രീതിയിലുള്ള Food ഒക്കെയാണ് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കി ന്ന എന്താണ് ന്ന് ഇപ്പഴേ ആലോച്ചുക്കുമ്പോ തന്നെ പേടിയാ നിൻറെ വീട്ടിലെങ്ങനെ ആർക്കേലും അത് വയ്യാത്തവരായിട്ടുണ്ടോ പ്രയായവരോ വാർദ്ധക്യം അഹ് എൻറെ വീട്ടില് അമ്മുമ്മ

അസുഖം വന്ന് അങ്ങനെയൊന്നും അവര് കേട്ടിട്ട് പോലുല്ല അവരെയൊന്നും കാലത്ത് കാരണം അവര് സ്വന്തമായി അധ്വാനിച്ച് എന്താ ആ ഒരു അഹ് നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് വന്നവരാണ് അപ്പൊ അവർക്ക് ഭക്ഷണത്തിൽ നിന്ന് അസുഖങ്ങൾ എന്ന് ഞാനിത് വരെ എൻറെ വീട്ടിലെങ്ങനെ കെഴി ഇല്ല നിൻറെ വീട്ടിലെങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഇപ് ഇപ്പൊ എൻറെ നാട്ടിലത് ഒരു വയസ്സായൊരു അപ്പൂപ്പനുണ്ട് ആ അപ്പൂപ്പന് തൊണ്ണൂറ്റൊമ്പത് വയസ്സായി ഇപ്പഴും നല്ല പയറ് പോലെ ഒരു പ്രശ്നോ ഇല്ലാതെ നടക്ക്ന്ന്ണ്ട് അതെ സമയം പത്തും മുപ്പതും വയസ്സൊക്കെ ഉള്ളോര് നടു വേദന അല്ലാതെ അങ്ങനെ പല രോഗങ്ങളു ആയിട്ട് ഇങ്ങനെ നടക്കും ശെരിക്കും പറഞ്ഞ പഴ പഴയ വയസ്സായ അപ്പുപ്പന്മ്മാരേ ഒക്കെ കാണുമ്പോ ശെരിക്കും അസൂയയോടെ നോക്കി കാണുന്ന സമയാന്ന് അതെ അതെ ശെരിക്കും ഏർ അവരൊക്കെ ന്ന് പറഞ്ഞ് കയിഞ്ഞാല് നന്നായി അഹ് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളാണ് അപ്പൊ അവരിക്കു ആ ഒരു രീതിലുള്ള ആരോഗ്യ അവർക്ക് അന്നത്തതെ ആരോഗ്യം ഇപ്പഴും കാണാൻ സാധിക്കും

അതെ അതെ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

പുരുഷന്മാർക്കും കുട്ടികൾക്കുമൊക്കെ ഈ കല പരിശീലിക്കാവുന്നതാണ് വീട്ടിലുള്ള എല്ലാവരും ഒത്തൊരുമയോടെ പരിശ്രമിച്ചാൽ അടുക്കള തന്നെ ആഹ്ളാദത്തിന്റെ ഒരു വേദിയാക്കി മാറ്റാൻ നമുക്ക് കഴിയും thank you

ആ ഹലോ ചേച്ചി എന്നായുണ്ട് വിശേഷം?

ഒരു ഞായറാഴ്ചയായിട്ട് ഒരു മൂവി കാണാൻ പോണമെന്നു ആലോചിച്ചു ഇരിക്കുകയായിരുന്നു.

ഞാൻ അത് നമ്മുടെ വീട്ടിലെ ടിവി LED അല്ലെ അതിന്റെയകത്തു കണക്ട് ചെയ്തു കാണാമെല്ലോ.

എന്നിട്ട് ഞങ്ങൾ കണ്ടു അടിപൊളി മൂവി ആണട്ടോ.